ആഹ് മുകുന്ദാ ഇത് കവിതയാണ്. ഓർമ്മയുണ്ടോ? അയ് കവിതാ. കവിതേടെ നമ്പർ ഇതല്ലല്ലോ. ഇതേതാ പുതിയ നമ്പറാ? ആഹ് ഇത് പുതിയ നമ്പറാ. ഞാനിന്നാളൊരു പുതിയ ഫോണ് വാങ്ങിയിണ്ടാർന്നു. അപ്പൊ അതിലാണെങ്കില് രണ്ട് സിം ഇടാൻ പറ്റും. അപ്പൊ എന്റേല് ഒരു സിമ്മല്ലേ ഉണ്ടായിരുന്നൊള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു സിമ്മും കൂടി വാങ്ങിയിട്ടാല് എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പൊ എടുക്കാലോ. അങ്ങനെ വാങ്ങിയിട്ടതാ. അപ്പൊ എല്ലാരേം ഒന്ന് വിളിച്ചു പറയാന്ന് വിചാരിച്ച്. ഇങ്ങനൊരു നമ്പറും കൂടി ഉണ്ടെന്ന്. കാരണം ഇനിയിപ്പൊ അറിഞ്ഞില്ലെങ്കിലോ. ആഹ് അത് തന്നെ. മറ്റേ സിമ്മിനെന്തെങ്കിലും പറ്റിയാല് ഇത് ഉപയോഗിക്കാലോ.

ജോലിക്കൊന്നും പോയി തൊടങ്ങീല്ലാ. കൊറച്ച് അവർക്ക് രണ്ട് രണ്ട് ഒരാഴ്ച കൂടെ ഉണ്ട് ലീവ്. പക്ഷേ ഇപ്പൊ ഇപ്പൊ അവര് അങ്ങോട്‌ കോപ്പറേഷൻ ഓഫീസ് എറങ്ങാൻ പോവാ.

സർട്ടിഫിക്കറ്റിന്റെ ഭാഗമായിട്ടേ. *നോട്ട്‌ ക്ലിയർ* കിട്ടാൻ വേണ്ടീട്ടെ ഇനി ഇപ്പൊ എപ്പൊ വരുമെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. പിന്നെ സർക്കാർ ഓഫിസല്ലേ *നോട്ട്‌ ക്ലിയർ* വരുന്ന വരെ സമയം എടുക്കും.

അയ്യോ അതൊന്നും ഇപ്പൊ അങ്ങനത്തെ ആവശ്യം കൊഴപ്പമൊന്നും ഇപ്പൊ ഇല്ലാ.

ആഹ് അതിപ്പൊ നീ ഏഹ് നിങ്ങളറിഞ്ഞില്ലേ അത്? എന്ത് കാര്യം? ഞാനറിഞ്ഞില്ലല്ലോ.

ഏഹ് ഞങ്ങളിങ്ങനെ കല്യണം രജിസ്റ്റർ ചെയ്യാ അല്ലെങ്കി ഇങ്ങനെ ഇന്നത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടീട്ടാണ് വന്നത് എന്ന് പറഞ് കഴിഞ്ഞാല് അവര് നമുക്ക് ചെയ്ത് തരും എല്ലാം. നമ്മളൊരു *നോട്ട്‌ ക്ലിയർ* ആ. അപ്പൊ നമ്മള്. നമ്മളീ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അക്ഷയീ കൊണ്ട് കൊടുക്കാ. അവര് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് തരും.

ആഹ് അതൊന്നും വേണ്ട ഇപ്പൊ. അതിപ്പൊ നമ്മളവിടെ ഇവര് ആധാർ നമ്പറെന്തോ മതി നമ്മക്ക് ഇവരാധാർ നമ്പറെടുത്തിട്ട് നമ്മള് ഈ ഈ അക്ഷയിലുള്ളവർക്ക് പറഞ്ഞ് കൊടുത്താ മതി. അതായത് രണ്ട് സാക്ഷികളെന്തോ വേണ്ടത്. അപ്പൊ രണ്ട് സാക്ഷികളുടെ ആധാർ നമ്പർ പറഞ്ഞ് കൊടുക്കാ വേറൊന്നും ചെയ്യണ്ടാ.

ആഹ് അത് നമ്മള് ഡിജിറ്റലായിട്ട് നമ്മക്ക് ഇടാം നമ്മള് ഒരു ഒപ്പ് അവര് ഇട്ട് ഇടീപ്പിച്ച് വാങ്ങിയാ മതി എന്നിട്ട് അവര് സ്കാൻ ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ആക്കിക്കോളും. വേറെ കൊഴപ്പൊന്നും ഇല്ലാ.

ഉം ഉം ഉം അവരേം ബുദ്ധിമുട്ടിച്ച് *നോട്ട്‌ ക്ലിയർ*. ആഹ് അത് തന്നെ അത് തന്നെ അത് തന്നേ, ഇപ്പൊ പക്ഷേ അതൊന്നും ഇല്ലാ നമ്മക്ക് തന്നെ പോയിട്ട് നമ്മക്കന്നെ പോയിട്ട് അങ്ങ് ചെയ്താ മതി എന്നിട്ട് ഇവര് ഒപ്പ് ഒപ്പില്ലെങ്കിലും പ്രശ്നം ഇല്ലാന്ന് തോന്നുന്നു അങ്ങനെന്തോ ഞാനാരോ പറയുന്ന കേട്ടു പക്ഷെ എനിക്കത് കറക്റ്റ് അറീലാ.ഒപ്പില്ലെങ്കിലും ആധാർ നമ്പറും അവരെ ഡീറ്റെയിൽസും ഉണ്ടെങ്കില് ചെയ്യാൻ പറ്റുന്നൊക്ക പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആഹ്. ശരി അപ്പൊ നമ്മളിത് ഈ അക്ഷയീ കൊണ്ട് കൊടുക്കുന്നൂ, ഇത് ഒരു ഫോം ഫിൽ ചെയ്യുന്നു. എന്താ എന്നിട്ട് ഈ ഫോം നമ്മള് എന്ത് ചെയ്യണം അപ്പൊ അപ്പം അതോടെ കഴിഞ്ഞോ അതോ നമ്മളാ ഫോം വാങ്ങി വീണ്ടും കോർപ്പറേഷൻ ഓഫീസിൽ കൊടുക്കണോ? എങ്ങനെയാ അതിന്റെയൊരു ബാക്കീ കാര്യങ്ങള്? ആഹ് അതായത് നമ്മളീ ഫോമിലെല്ലാം ചെയ്യാ കാരണം അവര് ചോദ്യമൊക്കെ ചോയ്ക്കും ഏഹ് എന്തൊക്കെയാ കാര്യം നമ്മടെ ഏഹ് സ്ഥലോം കാര്യങ്ങളൊക്കെ വെക്കുന്ന സാനൊക്കെ ആ ഫോമില് ഒക്കെ റെഡി ആക്കും. എന്നിട്ട് ഇപ്പൊ നമ്മളിപ്പൊ ഞാനാണെങ്കിൽ മുനിസിപ്പാലിറ്റി.അപ്പൊ മുനിസിപ്പാലിറ്റി ഏരിയയില് കൊണ്ട് കൊടുക്കാ അതിപ്പൊ നിങ്ങള് കോർപറേഷൻ നിങ്ങള് കോർപറേഷൻ ആയിരിക്കും അല്ലേ?

അത് നന്നായിട്ടോ ഇല്ലെങ്കില്‍ നമ്മള് എത്ര നേരം അവിടെ സമയം കളയണം. രാവിലെ പോവണം ഒരു ചടങ്ങാണല്ലോ. *നോട്ട്‌ ക്ലിയർ* ഉച്ച കഴിയുന്നു വൈന്നേരം ആവുന്നു എപ്പളാ വരുന്നെ എന്ന് പോലും പറയാൻ പറ്റില്ല.ഒരു ദിവസം തന്നേ അങ്ങ് പോവും. ഞാനൊക്കെ പണ്ട് പോവുന്ന സമയത്ത് രാവിലേ പോയാ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരാവുമ്പഴാ തിരിച്ച് എത്തുന്നേ. ഇതാവുമ്പൊ കൊഴപ്പമില്ലാ.ഇതിപ്പൊ അക്ഷയ ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത് അക്ഷയയുണ്ടെയ്. അപ്പൊ മോനോട് അങ്ങോട്ട് പോവാൻ പറയാം. അക്ഷയിലേക്ക് പോയി ഈ സാനങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് ഇത് ഫോം മാത്രം ഇങ്ങോട്ട് കൊടുത്ത മതിയല്ലോ കോർപറേഷൻ ഓഫീസില് അല്ലേ?

അപ്പൊ ഈ ഫോം കൊടുക്കുമ്പം ഭാര്യയും കൂടെ പോവണോ? അതോ ആരെങ്കിലും ഒരാൾ കൊണ്ട് കൊടുത്താ മതിയോ *നോട്ട്‌ ക്ലിയർ* അത് പോവുന്നതാ നല്ലത് കാരണം അവര്‍ക്ക് രണ്ട് പേരും പോയില്ലെങ്കിലും വല്ല്യ പ്രശ്നമൊന്നും ഇല്ലാ. നമ്മളിപ്പൊ അല്ലെങ്കി നമ്മള് വേറെ ആരെങ്കിലും കയ്യില് കൊടുത്ത് അതായതിപ്പോ നമ്മടെ ഈ വാർഡ് മെമ്പറോ അല്ലെങ്കി നമ്മടെ കൌൺസിലറോ അവരെ കൊണ്ടൊക്കെ കൊടുപ്പിച്ചാലും കൊഴപ്പൊന്നൂല്ലാ. അവരുടെ ഒരു ലെറ്ററും കൂടി നമുക്ക് വേണം അതെന്തോ ഒരു ഫോം, എന്തോ ഒരു ഫോമുണ്ട്. അതവര് അവരുടെ പഞ്ചായത്ത് ആണെങ്കി പഞ്ചായത്ത് തന്നേ എടുക്കും.ഇനി മുനിസിപ്പാലിറ്റി ആണെങ്കി മുനിസിപ്പാലിറ്റി തന്നേ അവരെടുക്കും. കാരണം നമ്മടെ കൌൺസിലറുണ്ടാവില്ലേ കാരണം നമ്മളീ ആ സ്ഥലത്ത് താമസക്കാരാണോ എന്നറിയാൻ വേണ്ടീട്ട്.

അപ്പൊ നമ്മക്ക് ഇപ്പൊ നമ്മളിത് കൊടുത്ത് സർട്ടിഫിക്കറ്റ് നമ്മളവിടുന്ന് പോയി വാങ്ങണോ എന്താ അതോ ഒരു ഇത് ഓൺലൈനിൽ കിട്ടോ തിരിച്ച് *നോട്ട്‌ ക്ലിയർ*.

അത്രേയുള്ളു കാര്യം. *നോട്ട്‌ ക്ലിയർ* പോവണ്ട ആവശ്യമില്ല.

പല ജില്ലകളിലൊക്കെ പല പഞ്ചായത്തിലും പല മുനിസിപ്പാലിറ്റിയിലൊക്കെ. പൂർണ്ണമായി ഡിജിറ്റലാവേണ്ട ഭാഗത്ത് ഭാഗാണല്ലേ?.

*നോട്ട്‌ ക്ലിയർ*

എളുപ്പത്തിൽ കാര്യം നടക്കും. അത് വളരേ നല്ല അതിന് നമ്മളിത് അറിഞ്ഞില്ല ഇത് ഇങ്ങനെ ഇ ഗവേര്‍ണന്‍സ് അവൂന്നല്ലേ അറിഞ്ഞൊള്ളൂ പക്ഷേ ഇങ്ങനത്തെ ഒരു സാനം ആരും പറഞ്ഞില്ലേയ്. ഇങ്ങനെ ഇവിടെ പോയാ മതീ ഇങ്ങനത്തെ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ്കൾക്കെ.

നമ്മളാരും ഒന്നും അറിഞ്ഞില്ല. അതാണിപ്പൊ ഇനിയിപ്പൊ മോൻ മോനോട് പറയാം. ഇനിയിപ്പോ അങ്ങുവരെ പോണ്ടല്ലോ അക്ഷയ തൊട്ടടുത്ത് ഉണ്ടേയ്.

ഞാനെന്തായാലും പറയാം *നോട്ട്‌ ക്ലിയർ*. ആഹ് അതെ അതെ അങ്ങനെ അങ്ങനെ പറയാ അങ്ങനെ അങ്ങനെ ഇപ്പൊ നമ്മക്കിത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും കാരണം ഇപ്പൊ എല്ലാരും ഇപ്പൊ ഇത് അറിയണം എന്നൊന്നുമില്ല.

ആഹ് ശരി ശരി ശരി എന്നെ വിളിച്ചില്ല വിളിക്കുവായിരിക്കും. രമേശിനോട് പറയാം ആഹ്. ആഹ് ആഹ് അപ്പാ രമേശിനോട് പറയണം കാരണം ഇനിയിപ്പൊ അവർക്കാണെങ്കിലും അവരേ മക്കൾക്കൊക്കെ ഇത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇപ്പോ.

എളുപ്പത്തിലിങ്ങനെ നമുക്ക് വീട്ടിൽ വേണെങ്കി നമുക്ക് മൊബൈലിലിരുന്നിട്ടും ചെയ്യാം. അക്ഷയീ പോണം എന്നൊന്നുമില്ല. നമ്മക്ക് നെറ്റൊക്കെ വീട്ടിലുണ്ട് അത് പോലെത്തന്നെ സിസ്റ്റൊക്കെ ലാപ് ടോപ്പും അത് പോലെ ഒക്കെ ഉണ്ടെങ്കില് നമുക്ക് വീട്ടിലിരുന്നിട്ടിത് ചെയ്യാം. സ്കാൻ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ടെങ്കില്. അപ്പൊ അത് കൂടുതൽ എളുപ്പമായല്ലോ നമുക്കത് ഒരു ഒരു ദിവസം പോയി കൊടുക്കണ്ട ഒരു ബുദ്ധിമുട്ട്.

*നോട്ട്‌ ക്ലിയർ* അവന്റെ മോനാണെങ്കി യൂ കെ യിലാ അപ്പൊ യൂ കെ യിലാവുമ്പോ പെട്ടെന്ന് പോവേണ്ടി വരുമെന്ന് തോന്നുന്നു. അങ്ങെനെയാണെങ്കി എളുപ്പമായിരിക്കും.

*നോട്ട്‌ ക്ലിയർ*

ആഹ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരു നല്ല കാര്യമുണ്ട് എന്തായാലും സർക്കാരിങ്ങനെയൊക്കേ ഇപ്പൊ കൊറേ ഒക്കെ നമ്മളെ കഷ്ട്ടപെടുത്തുന്ന പരുപാടികളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒക്കെയുള്ള കൊറേ നല്ല കാര്യം ചെയ്യുന്ന കൊണ്ടേ നമ്മക്ക് നല്ല ഉപയോഗമുണ്ട്. എളുപ്പത്തില് ഇപ്പൊ എല്ലാം ഏഹ് നടന്ന് വരുന്നുണ്ടല്ലോ അപ്പൊ അത് കൊണ്ട് അങ്ങനെ അങ്ങനെ നമുക്ക് എളുപ്പമാണെന്തായാലും.

അതെ ഞാനിപ്പൊ ഇത് അറിഞ്ഞില്ലേ ഇതിപ്പൊ അറിഞ്ഞത് നന്നായി. ഇല്ലെങ്കി ഇപ്പോ കുടുങ്ങിയേനെ. മോൻ പോയിട്ട് കുടുങ്ങിയേനെ. അറിഞ്ഞത് നന്നായി വളരേ നന്നായി. ആഹ് അതെ അതെ അതെ. ആഹ് അപ്പൊ നീ അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്. മോനെ വിളിച്ചിട്ട് പറ എന്തായാലും ഇനി ഇപ്പൊ തിരിച്ചു വരാൻ.

ആഹ് അവര് വേറെ എവിടത്തേക്ക് കറങ്ങാൻ പോട്ടെ ആ സമയം കൊണ്ട് ലാഭിക്കാലോ.

ഒറപ്പായിട്ടും ഒറപ്പായിട്ടും വിവരം നൽകിയതിന് സന്തോഷം.

അതേ ഒറപ്പായിട്ടും ഞങ്ങളിപ്പൊ പോയീ ആകെ അലമ്പ് ആയി പോയേനെ ഇപ്പൊ. ആഹ് എന്നാ പിന്നെ ശരി വേറൊന്നും ഇല്ലല്ലോ ഇതിപ്പോ നീ എന്തായാലും മോനെ വിളിച്ച് പറ. ഇല്ല ഇല്ല ഞാനിതൊന്ന് ഇക്കാര്യം ഒന്ന് പറയട്ടെ. ആഹ് ശരി ശരി.അപ്പൊ എന്നാ ബായ്. അപ്പൊ ഈ നമ്പറ് സേവ് ചെയ്ത് വെച്ചോ.

ആഹ് ശരി ശരി ഓക്കെ ശരി എന്നാ ബൈ.